ടോവിനോ ഉണ്ട് കുഞ്ചാക്കോ ബോബൻ ഉണ്ട് പിന്നെ ആസിഫലി ഉണ്ട് ലാലുണ്ട്.

അതെ ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞ നീ കാണുമ്പോ അതിന്റെ ഒരു ഇത് പോകുമോ?

പ്രളയത്തെ പറ്റിയല്ലേ?

നായികയാരാ അതിനകത്തു? അഹ് നായികയായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് പേര് അറിയത്തില്ല കുറെ സിനിമയിലുണ്ട് പുതിയ ഒരു നടിയാണ്.

അപ്പൊ പട്ടാളക്കാർ പട്ടാളക്കാർ കൊന്നാലോ എന്ന് പേടിച്ചിട്ടു അവിടെ നിന്ന് ചാടി പോകുന്നത ഡൽഹിയിൽ നിന്ന്

അതായത് പട്ടാളത്തിൽ പോയി കഴിഞ്ഞ മരിച്ചു പോകുമല്ലോ

അപ്പൊ അങ്ങനെ മരിച്ചുപോകുമോ എന്ന് പേടിച്ചിട്ടു അവൻ എന്തുചെയ്യും അവിടെ നിന്ന് ചാടി പോരും. അങ്ങനെ ഒളിവിൽ താമസിക്കുകയാണ് അപ്പൊ നാട്ടുകാർ മൊത്തം അവനെ ഇപ്പോഴും കളിയാക്കി കൊണ്ടിരിക്കും.

അതൊക്കെ കേറ്റിയിട്ട് ഇവനെ അങ്ങ് കളിയാക്കും.

അപ്പൊ അങ്ങനെ കളിയാക്കിയിട്ട് അപ്പൊ അവനെ ഇവിടെ ചെന്നാലും അവൻ ഭയങ്കര അതെ അതെ ഇപ്പോഴും നാണക്കേടായിരുന്നു അവനു

അങ്ങനെ ഇരിക്കുന്ന സമയത്തിലാണ് ഈ നായിക അവിടെ വരുന്നത്.

അപ്പൊ നായിക ഒരു സ്കൂൾ ടീച്ചറായിട്ട് അവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വരുകയാണ് ഇവരുടെ നാട്ടിൽ

ആഹ് ഈ നായിക ഇവന്റെ എൻകോയറി ക്ക് വേണ്ടിയിട്ട് വിട്ടതാണോ ഇവളെ കാണുമ്പോൾ പേടിച്ചു പോവും.

അതായത് അവനു പേടിയാണ് മരിച്ചുപോകും മരിച്ചുപോകും

അപ്പോ അങ്ങനെയാണ് അവരുടെ ഒരു കഥ കുറെ കഥകളാണ് അതിന്റെയകത്തു പിന്നെ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ആണെങ്കിൽ ഇടുക്കി ഡാമിന്റെ, അവിടത്തെ ഈ മെയിൻ ഓഫീസർ ആണ്.

ആഹ് ഡാമിന്റെ ഈ ഇങ്ങനെ വെള്ളം തുറന്നുവിടലും കാര്യങ്ങൾ ഒക്കെ ചെയുന്ന ഓഫീസർ ആണ്. പിന്നെ നമ്മുടെ ലാൽ ലാലിന്റെ മകനായിട്ട് അഭിനയിക്കുന്നത് നരയനും, ആസിഫലിയുമാണ്.

അപ്പൊ അവർ ആസിഫലി ഒരു മോഡലാണ് അപ്പൊ ലാലും ലാലിന്റെ മറ്റേ മകനും നരയനും ഇതാണ് നമ്മുടെ മീന്പിടുത്തക്കാരാണ് അവർ പക്ഷെ ഇവൻ അത് ഇഷ്ടമല്ല.

അവൻ ഒരു മോഡലായിട്ട് ഇപ്പോഴും ചെത്തി പൊളിച്ചു നടക്കണമെന്നുള്ള വിചാരമാണ് അവൻ.

അപ്പൊ ഈ ലാൽ എന്ന് പറയുന്നത് അപ്പോ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു വല്യ ഒരു കടൽ ക്ഷോഭമാണ്.

കടൽ ക്ഷോഭത്തിന് കുറെ ആൾക്കാർ അതായത് അവരുടെ തുറയിൽ നിന്ന് പോലും കുറെ ആൾക്കാർ അപകടത്തിൽ പെടുകയാണ് നടുക്കടലിൽ പെടുകയാണ്. പോയാൽ ഇവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകുമല്ലോ.

അപ്പൊ അങ്ങനെ ഇവർ അവരുടെ കഥയാണ് അങ്ങനെ. അഹ് അപ്പൊ ഇങ്ങനെ മൂന്നു നാല് ടീമുകളുടെ കഥയാണ് ഈ സിനിമയിൽ മൊത്തം പറയുന്നത്.

അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ടോവിനോ ഈ പെണ്ണുമായിട്ട് ലാസ്റ്റ് പ്രേമത്തിൽ ആവുകയാണ്. ഇഷ്ടമാവുകയാണ് കുറെ നാൾ അവർക്ക് തമ്മിൽ പേടിയാകും അത് കഴിഞ്ഞു മനസിലാവും. എൻകോയറി ക്ക് വന്നതല്ല എന്ന് പറയും അങ്ങനെ ഇവർ തമ്മിൽ പ്രേമം ആവും അങ്ങനെ ഇവരുടെ കല്യാണം ഒക്കെ ഫിക്സ് ചെയ്യും. അങ്ങനെ കല്യാണം ഒക്കെ ഫിക്സ് ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ഈ മഴ സ്റ്റാർട്ട് ചെയുന്നത് അപ്പോ നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മുടെ ഇവന്റെ സ്ഥലത്തു മഴ ഒന്നും പെയ്യുന്ന സ്ഥലമല്ല

ഇച്ചിരി ഉയർന്ന സ്ഥലത്താണ് വീട് ആ അപ്പം അങ്ങനെ മഴ കുറയിഷേ കുറയിഷേ കുറയിഷേ തുടങ്ങുമട്ടൊ. പിന്നെ അതിന്റെ അകത്തു ഒരു ക്യാരക്ടർ ആണ് നമ്മുടെ സുതീഷ് ഇല്ലേ സുതീഷ്

സുതീഷ് അതിന്റെയകത്തുണ്ട് സുതീഷിന്റെ മകൻ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. അപ്പോ ഈ സുതീഷ് ഒരു പാവങ്ങളാണ് അപ്പൊ അവനെ, ഈ ടോവിനോക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ കൊച്ചിനെ പിന്നെ അതിന്റെ അകത്തു നമ്മുടെ ഇന്ദ്രൻസ് ഉണ്ട് ഇന്ദ്രൻസ് ആണെങ്കിൽ ഒരു ലോട്ടറി കച്ചവട കാരഞ്ഞാണ്

ആഹ് ഭയങ്കരപരോപകാരിയാണ് അവൻ എല്ലാവര്ക്കും അവൻ വേറെ ഉപകാരം ഒന്നുമില്ല ഇങ്ങനെ നാട്ടിൽ കൂടി ഇങ്ങനെ, ആഹ് അങ്ങനെ ഈ പ്രളയം മഴ തുടങ്ങുവാണു മഴ തുടങ്ങുമ്പോൾ ഇവർക്ക് ഓരോരുത്തർക്ക് വെള്ളം കേറുന്നു സാധാരണ സ്ഥിതി.

അപ്പൊ പിന്നെ അതിന്റെ അകത്തു വേറെയൊരു ക്യാരക്ടർ ആണ് നമ്മുടെ അജു വര്‍ഗ്ഗീസ് അജു വര്‍ഗ്ഗീസ് അജു വര്ഗീസ് ഒരു ഇത് നടത്തില്ലെ നമ്മുടെ ഈ ഗൈഡാണ് ഓരോ മറ്റേ സായിപ്പുമാർ, മദാമ്മമാർ ഒക്കെ ഇങ്ങനെ നല്ല നല്ല ഗൈഡ് ആണ് അയാൾ

അവൻ കുട്ടനാട് കാരണാണ് അതിന്റെ അകത്തു

അങ്ങനെ ഇവർ എല്ലാവർഷവും ഇവരുടെ പണിയെന്താണ് മഴ പെയ്യുമ്പോൾ ആ സ്ഥലങ്ങളിൽ പോകുവാ മഴ കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ വരുക അങ്ങനെയാണല്ലോ കുട്ടനാടുക്കാർ. പിന്നെ അതിന്റെ അകത്തുള്ളത് ലാലാണ് ലാലിന്റെ മകൻ ഈ ആസിഫലി നല്ലൊരു ഭയങ്കര പണക്കാരി വീട്ടിലെ ഒരു പെങ്കോച്ചുമായിട്ട്, അപ്പൊ ഇവൾ പറയുകയാണ് ആ പെണ് പറയുകയാണ് വീട്ടിൽ വന്നിട്ട് അപ്പനോട് കല്യാണം ആലോചിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അപ്പനോട് കല്യാണം ആലോചിക്കാൻ ലാലും, നരയനും, നരയന്റെ ഭാര്യയും, കൊച്ചുമൊക്കെയായിട്ട് പോവുകയാണ്. പോയി ചെന്ന് കഴിയുമ്പോൾ അയാൾ പറയും അയാൾ ഇൻസൽട്ട്ചെയ്യും

അപ്പൻ ഇവരെ അയാൾ ഇങ്ങനെഇൻസൽട്ട് ചെയ്‍തിട്ട് പറയും. നിങ്ങൾ കടലോരത്ത് താമസിക്കുന്നവർ അല്ലെ നിങ്ങൾ മഴപെയ്തുകഴിഞ്ഞ നിങ്ങൾ ഏതേലും ക്യാമ്പിൽ പോയി കിടക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പോയി കിടക്കും എല്ലാ വർഷവും രണ്ടു മൂന്ന് മാസം നിങ്ങൾ ക്യാമ്പിൽ ആയിരിക്കും. ഏർ അപ്പൊ എന്റെ മകളിനെ അങ്ങോട്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഇയാൾ പറയുന്നു.

അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നല്ല സുഖ സൗകര്യത്തിൽ ജീവിക്കുന്ന കൊച്ചാണ് എന്ന് പറയും, അപ്പൊ ഇവർക്ക് ഭയങ്കര വിഷമം ആവും.

അങ്ങനെ ഇവർ അവിടെ നിന്ന് വിഷമിച്ചു പോരുവാണ് അങ്ങനെ ഇതെല്ലം സംഭവം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഈ ഓഗസ്റ്റിൽ,

അതിനു മുന്നേ നമ്മുടെ കുഞ്ചാക്കോ ബോബന്റേ വീടിന്റെ വീട് താമസം ഒക്കെ കഴിയുംട്ടോ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു വീട് വെക്കുന്നത്.

അങ്ങനെ ഇവർ ആരും വീട്ടിൽ പോകാൻ പറ്റുന്നില്ല കാരണം രാത്രി മൊത്തം ഡാം തുറന്നുവിടുന്ന പ്രശ്നങ്ങൾ അല്ലെ, ഇവർ ഫുൾ ടൈം ജോലിക്കാർ എല്ലാം അവിടെയുണ്ടാകും ഡാമിന്റെ ഉദ്യോഗസ്ഥർ എല്ലാം അങ്ങനെ ന്യൂസുക്കാർ ഇങ്ങനെ ന്യൂസ് പറഞ്ഞോണ്ട് ഇരിക്കുന്നു. ഓരോ സ്ഥലത്തു് വെള്ളം കേറി അല്ലേൽ അവർ ഇറങ്ങി പോയി ഇവർ ഇറങ്ങി പോയി അങ്ങനെ ഓരോ സംഭവങ്ങൾ അന്നത്തെ ആ സംഭവങ്ങൾ തന്നെ

അവരുടെ വീട്വീട്ടുകാർ എല്ലാം ഇറങ്ങിപോയിട്ട് പട്ടിയവിടെ കാവലിരിക്കുന്നതും ഒക്കെ ഉണ്ട്.

വെള്ളത്തിലൂടെ നീന്തും ആ പട്ടികളെ ഒക്കെ രക്ഷപ്പെടുത്തും കേട്ടോ ടോവിനോ ആ ഒരു സിനിമാ തുടങ്ങി പകുതിയായപ്പോൾ ഇട്ട ഷർട്ട് മരിക്കുന്നയിടം വരെ അവൻ ആ ഷർട്ട് തന്നെയാണ്.

അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ രക്ഷിക്കും കേട്ടോ ഓരോരുത്തർ ഓരോ കുടുങ്ങി കിടക്കുന്നവർ ഉണ്ട്. ആഹ് ശരിക്കും അവർ അത് എന്തോ പന്ത്രെണ്ട് ഏക്കർ സ്ഥലത്തു വെള്ളം കെട്ടി നിർത്തിയിട്ടു. ആഹ് അങ്ങനെയൊക്കെ ചെയ്തു അതായത് അവർ ഒറിജിനാലിറ്റി കിട്ടാനേ നല്ല യാഥാർഥ്യം പോലെ തോന്നാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പണിയാണ് അത് എന്തായാലും നല്ല സെറ്റ് അപ്പ് ആയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ

അന്ന് ഒരു സംഭവം ഉണ്ടായില്ല ഗർഭിണി പ്രസവിച്ചിട്ട് ആഹ് ആഹ് ആഹ് വിമാനത്തിലൊട്ടൊക്കെ

ആഹ് അത് ശരിയാണ് പിന്നെ ഇതിന്റെ അകത്തെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ, ആ ഹെലികോപ്റ്റർ ഓടിക്കുന്ന പട്ടാളക്കാരൻ ഇവരുടെ കൂട്ടുകാരൻ ആണ് ടോവിനോയുടെ,

അതിനാണ് സിനിമയല്ലേ. അങ്ങനെ ഈ പെണ്ണിനെ ഇവർ ഇവർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഫുൾ വെള്ളം അല്ലെ.

എന്നിട്ട് ടോവിനോയാണ് ഓരോ സാധനം അങ്ങ് ഇറക്കി കൊടുത്തു കെട്ടി കയറ്റാൻ.

എന്നിട്ട് അതിന്റെ അകത്തു കയറ്റിയിട്ടു അവളെ വലിച്ചു ഹെലികോപ്റ്ററിൽ ഇരുത്തും.

കാണുമ്പോഴാണ് കഥ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ ഈ അനുഭവങ്ങളാണ്, അന്നത്തെ ആൾക്കാർ അന്നത്തെ സമയത്തു അനുഭവിച്ച അനുഭവങ്ങൾ അതെ വെള്ളം കയറുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചതല്ലേ.

ആ പെണ്ണിന്റെ വീട് മൊത്തവും വെള്ളം കയറുവാണ്.

വെള്ളം കയറിയിട്ട് ആ പെണ്ണ് അവിടെ തന്നെ നിക്കുവാ കാരണം സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റണ്ടേ,

അപ്പോ ആസിഫലി രക്ഷിക്കാൻ വരുവാണ്.

അത് തുറന്നുസർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴെത്തെക്കും അതിന്റെ അകത്തു വലിയ ഒരു മൂർഖൻ ഇങ്ങനെ പത്തിവിടർത്തി ആഡും,

എന്നിട്ടു നമുക്ക് കണ്ടാൽ പേടിയാകും, പെട്ടെന്നു ഒറ്റ ചീറ്റലാണ് പാമ്പേ

ആസിഫലി അങ്ങനെ ഒരു തരത്തിൽ അത് എല്ലാം കൊണ്ടുവരും.

അപ്പൊ വേറൊരു സ്ഥലത്തു നമ്മുടെ ലാൽ ആണെങ്കിൽ സ്കൂളിലാണ് കുറെ പേര് താമസിപ്പിച്ചേക്കുന്നത്. ക്യാമ്പ് പോലെ ആഹ് അതെ ആ സ്കൂളിൽ ഉള്ള ആൾക്കാർ അവിടെ മൊത്തം വെള്ളം ചോരാൻ തുടങ്ങി സർക്കാർ സ്കൂൾ അല്ലെ മരം വീണിട്ടും ഒക്കെ ഓട് പൊട്ടും

പൊളിഞ്ഞു പോയിട്ട് ആ പിത്തി അടക്കം ലാലും എല്ലാം കൂടി വീണു ലാൽ അങ്ങനെ മരിച്ചു പോവും.

ലാൽ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തും കേട്ടോ.

അപ്പൊ അവർ മുഖത്തോട് മുഖം നോക്കില്ല അത്രയും വെറുപ്പാണ് അവക്ക്,

അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു അതായത് ഒരു അനുഭവം അവർ ആ വെറുപ്പും ഉപേക്ഷിക്കുകയാണ് ആ സിനിമ വഴി, ശരിക്കും പ്രളയം വന്നപ്പോൾ അങ്ങനെ ഒരുപാട്

ആഹ് അതെ വെള്ളം കയറിയപ്പോൾ പണക്കാർ പാവപ്പെട്ടവർ എന്നൊന്നും ഇല്ലാലോ.

എല്ലാവരുടെയും വീട്ടിൽ വെള്ളം കയറിയല്ലോ അപ്പൊ അങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ ഏർ ലാലാൽ മരിച്ചുകിടക്കുവാൻ എന്നിട്ടുപോലും ഇവര്‌പോയിട്ട് അവരെ രക്ഷിക്കാൻ പോകുവാന്,

അത് നല്ല രസമാണ് വീട് മൊത്തത്തിൽ താഴ്ന്നു പോയി താഴ്ന്നു പോയിട്ട് ആ വീടിന്റെ ഉള്ളിലാണ്.

നമ്മളുടെ ശ്രീകുമാർ നമ്മുടെ മറിമായത്തിൽ കറുത്തിട്ടു ഒരു താടിക്കാരനില്ലേ ശ്രീകുമാർ,

അവൻഅവനാണ് ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്. അവനാണ് അഭിനയിക്കുന്നത് അപ്പൊ അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തുവാണ് ഇവരുടെ വിഷമങ്ങൾ മറന്നു, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാണ് അപ്പൊ അതിനു ശേഷം ഏർ അവരുടെ കഥ അങ്ങനെ കഴിഞ്ഞു പിന്നെ